ആ ആഹ് ആഹ്

ഉം ഓഹ് ഓ

ജിയോയും എയര്ടെലും നല്ലതാ പക്ഷെ നമ്മള് ഇപ്പൊ ഒരു combination വേണം വെച്ചാ എന്റെ ഒരു choose ഇൽ ജിയോ എടുക്കുന്നതായിരിക്കും ഇച്ചിരികൂടെ നല്ലത്

ആ അഹ് എ എയർടെലിന് ഏർ ഇതിന്റെ എയർടെലിൻ range ഏങ്ങലും നോക്ക്യോ അവിടെ

അപ്പം നീ ഈ secondary sim ആയിട്ട് എയർടെൽ കൂടെ അങ്ങ് എടുത്തിടറ അപ്പൊ എയര്ടെലിന്റെ free sim എന്നും പറഞ്ഞിട്ടൊക്കെ വരൂ അല്ലോ

ആഹ് ആ ഉണ്ടല്ലേ അപ്പം ഒരു കാര്യം ചെയ്താമതി ഏർ നിന്റെകയ്യിൽ ഇപ്പം ഇരിക്കിന്ന sim ഏർ നീ ഈ ജിയോയിലോട്ട് convert ചെയ്യാ മനസ്സിലായാ അപ്പം

അതാ കാരണെന്ന് വെച്ചകഴിഞ്ഞാ അതൊന്ന് ഏർ ഈപ്പന്ന് വെച്ചായിഞ്ഞാ ഇപ്പ ചാ ഏർ minimum balance ഇല്ലെങ്കിൽ incoming ഉം ഇല്ല outgoining ഉം ഇല്ല ഒന്നുല്ലാത്ത അവസ്ഥ വരിന്നുണ്ട് മനസ്സിലായാ അപ്പം അത് നീ just ഒന്ന് നീ ജാ കാരണം ഞാൻ പറയിന്ന കാര്യേന്ന് വെച്ചകയിഞ്ഞാല് നീ എയർടെൽ മറ്റേ sim ഏർ sim എടുത്ത് ജിയോ ആയിട്ട് port ചെയ്യുആ ഒരു എയര്ടെലിന്റെ sim ഉം എടുക്ക്‌ആ അങ്ങനെ വരിന്ന സമയത്ത് നിനക്ക് രണ്ടിന്റേം experience അറിയാം മ്ചം മനസ്സിലായോ ഇപ്പം ഞാന് ഏർ ഞാൻ രാ prefer ചെയ്യുന്നത് വെച്ചയിഞ്ഞ എയര്ടെലും ജിയോയും ആണ് better ക്ഷെ ഇവിടെ മുൻ‌തൂക്കം ജിഒയ്ക്കാണ് അപ്പോ ജിയോയ്ക്ക് മുൻ‌തൂക്കം കൊടുക്കുന്ന സമയത്ത് നീ ജിയോ വിട്ടിട്ട് എയര്ടെല്നെ ഏർ secondary ആയിട്ട് ഉപയോഗിക്കുക അപ്പൊ രണ്ടിന്റേം performance നിനക്ക് മനസ്സിലാകും മനസ്സിലായി? അപ്പൊ അങ്ങനെ വരുമ്പത്തേനെ അതായിരിക്കും better

അല്ലാതെ കൂടുതലായിട്ട് ആയി കഴിഞ്ഞാല് പണി കിട്ടു മനസ്സിലായോ അപ്പോ നമ്മള് കൂടുതല് ഇതായി കഴിഞ്ഞാല് നീ ചെയ്യേണ്ട അവസ്ഥ ഇതേ ഉള്ളു നീ എയര്ടെല് അടികുവ എയർടെൽന്റെ സെ ഏർ മറ്റേ secondary ആക്കി എയർടെൽ എട്ക്കുവ first ജിയോ ആക്കുവ ഇപ്പറതത് port ചെയ്യുവ ജിയോ ആക്കുവ ഏർ മറ്റേ secondary ആയിട്ട് ഐർട്ടലിന്റെ sim കൊടുക്കുവ അങ്ങനെ വരുന്ന സമയത്ത് നമ്മടേഏർ ഏർ പ്രത്യേക രണ്ടിന്റേം features നിങ്ങക് രണ്ടിന്റേം speed ച്ചൂടെ better speed ആന്നു മനസിലാവും ജിയോ എയർടെൽ ആയിരിക്കും നല്ലത്. ജിയോ ആണ് ഞാൻ prefer എയ്യുന്നത് എയർടെൽ എയർടെൽ secondary ആയിട്ട് ഉപയോഗിക്കുവ എന്നിട്ട് ഹും ഐർട്ടലിന്റേം കൂടെ ഏർ speed ഒന്ന് നോക്കുവ. speed നോക്കിയിട്ട് ഏർ രണ്ടോടെ താരതമ്യം ചെയുത് നോക്കുമ്പോ നിനക്ക് മനസിലാവും better ഏതാന്ന്. പക്ഷെ ഏർ എയർടെൽ ഒരു മാസം നോക്ക് ജിയോ നോക്ക് ജിയോ ഒക്കെയാണ് ഇച്ചിരിയുടെ correct എയ്യുന്നത് ആഹ് ഓ ശരി ശരി. ഓ ശരി ശരി ശരി

ആ എവിടേണ്

ആ എന്ത് പരിവാടി പരുവാടി പ്രത്യേകിച്ച് പരുവാടി ഒന്നില്ല എന്ന നമ്മുക്ക് football നെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാ ചെയ്യാം

football ന കുറിച്ച് എന്ത അറിയാത്തെ മലപ്പുറംകാരോടാ ഇജ്ജ് ചോയിക്കണ് football നക്കുറിച്ച് എന്ത് അറിയാന്ന് ആ ഏതാ ഒറ്റ team

അല്ല club കളില് club കളില്

അത് ഏത് കാലം മുതല് ഇള്ളതാ ഞാന് രണ്ടായിരത്തി പത്തില് കളി കാണാൻ തൊടങ്ങിയത് ആ Chelsea ന്റെ അയാളൊക്കെ captain ആവണ time ല് ഹാ

ആ അത് എല്ലാ കാലത്തും തെളങ്ങി നിക്കാൻ പറ്റോ ഹ്മ്മ് കൊറേ ഒക്കെ നടത്തിനല്ലോ അത് കളിയിലൊന്നും നടക്കണില്ല ഈ season അല്ല അടുത്ത season ആണ് ഞങ്ങളെ ലക്ഷ്യം മ്മ് coach കൾ ഒരുപാട് മാറി എത്രാം സ്ഥാനത്താണ് table ല് table ല് എത്രാം സ്ഥാനത്താ പത്തോ

മ്മ് Chelsea ന്റെ team ല് ച്ച് നോക്കാനെങ്കി അങ്ങനൊന്നും ആയ പോര അത് coach ഇങ്ങന മാറിക്കൊണ്ട് ഇരിക്കുന്നോണ്ട് പ്രശ്നങ്ങളാണ്. ശെരിയാവും

അല്ല ഇയ്യ്‌ ഇതാ team ഞാന് ഇപ്പൊ PSJ ആണ്. ആ അത് പിന്ന നല്ല team ആണല്ലോ ല്ലേ നല്ല team ന്ന് പറഞ്ഞാല് മികച്ച team ആണ്. ഹാ ഇപ്രാവശ്യം championship league ഒന്നു ഇല്ലല്ലൊ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. നല്ലൊരു team ഇണ്ടായിട്ട് നടൂല് എമ്ബാപ്പെ side ല് മെസ്സി അപ്പർത്തേ side ല് നെയ്‌മർ മ്മ് മ് നിങ്ങളിപ്പോ നിങ്ങള് league ല് എത്രാം സ്ഥാനത്താ ഞങ്ങള് ഒന്നാം സ്ഥാനത്താ അവട ഇങ്ങളെന്നെല്ലേ രാജാക്കന്മാർ മ്മ് champions league ല് ഇപ്പൊ ഇണ്ട് ല്ലേ ഇങ്ങള് champions league ല് ഇണ്ട് first ത്തെ leg ആ വയലിലോട്ട് ഇങ്ങനെ രണ്ടേ പൂജ്യത്തില്

ഓറപ്പാണോ കളിയല്ലേ മ്മ് നാട്ടില് കളിക്കാനൊക്കെ പോക്കുണ്ടോ നാട്ടില് കളിക്കാൻ പോക്കിണ്ടേ school ground ന് കളിക്കാൻ പൊക്കിണ്ട് അവിടെ ഞാൻ ആണ് player

ground എങ്ങനെ വെല്യ ground ആ? sevens ന്റെ? sevens ഉം fives ഒക്കെ കളിക്കാ sevens ന്റ ground ആണ്. ആ നിങ്ങളെന്താ sevens ആ കളിക്കല് ആ yes. sevens എന്നെ

മ്മ് നാട്ടില് team ലോക്കെ ഇണ്ടോ ഇണ്ടേ ഇപ്പൊ വെല്ല കളിക്കാരനാണല്ലോ

forward മിന്നും താരം ഇന്ന മറിച്ച്‌ നിക്കാൻ ആരെങ്കിലും ഇണ്ടാ അവിടെ full team ഇലൊക്കെ ഇണ്ടാവു ല്ലേ മ്മ് full team ഇണ്ടാവു ഇപ്പൊ അടുത്ത് കൊമ്പങ്കല്ലേ ഒരു കളി ഇണ്ടായിൻ എന്നിട്ടോ

man of the match me ആ

ആ നാട്ടില് കളിക്കലൊക്കെ ഇണ്ട് മ്മ് തന്റെ position ഏതാ ഞാന് centre back ആ centre back ഓ

നാട്ടില് അയിന് ground കാര്യങ്ങളൊക്കെ ഇണ്ട് ആള കിട്ടണ്ടെ കളിചാൻ ഹ്മ്മ്

ഇല്ലേ എപ്പളാ നിങ്ങള് കളിക്കല് ഞങ്ങൾ ആദ്യോക്കെ രാവിലെ വൈകുന്നേരൊക്കെ കളിക്കലിണ്ട്‌ ആ എപ്പ കളിക്കുമ്പോഴാ അപ്പൊ ആളില്ലാത്തെ ഇപ്പൊ എപ്പ കളിക്കാനും ആളില്ല രാവില ആയാലും വൈന്നേരായാലും എന്താപ്പൊ അത് ആ ഓരോരുത്തര് ഓരോരുത്തരെ തെരക്ക് അപ്പൊ അനക്ക് പരുവാടി ഒന്നില്ലേ ഇൻക്ക് പരുവാടി ഇണ്ട് ഇൻക്ക് ആ സമയത്ത് free ഞാന് അങ്ങനെ

കളിക്കാന് അതെന്നെ ആദ്യം രണ്ട്‌ team മൂന്ന team ഒക്കെ ഇണ്ടായിന് ഇപ്പൊ ഒരു team ഇനെന്നെ ആളില്ല മ്മ് എപ്പോളാ കളി തൊടങ്ങല് കളി ഒരു നാ അഞ്ച് മാണി ആവുമ്പഴേ തൊടങ്ങു

നിർത്താല് ഒരു ബാങ് കൊടുക്കുംബ്ബക്ക് അല്ലേൽ ബാങ് കൊടുത്തേക്ക് നിർത്തും മ്മ് world cup ല് ഏതാ team world cup ല് ഫ്രാൻസ് ഹാ ഫ്രാൻസ് ആ കയിഞ്ഞ world cup കൈവിട്ട് പോയി ല്ലേ കയിഞ്ഞ world കൈവിട്ട് പോയി അതെന്തിയേ നിങ്ങൾ ഇതാ team അര്ജെന്റിനെ എതിരാളികൾ ശക്തരാണ് ആ നമ്മള് അർജന്റീന അല്ലെ മ്മ് അത് പറ

ഈ season ല് ഏറ്റവും കൂടുതല് goal contribution ഇല്ലത് മെസ്സിക്കാണ് world cup winner ആയി best player ആയി.

ഇപ്പൊ ന്റെ nominations ആ ആയിലു ഇണ്ട് മെസ്സി മെസ്സി മെസ്സി നല്ല കളിക്കാരനെന്നെയാണ് അത് അംഗീകരിച്ച ഒരു player എന്നെയാണ്. പിന്നെന്താ പിന്നെന്താന്ന് വെച്ചാല് മെസ്സിക്ക് കൊറേ haters ഇണ്ട്. അയില് ഒരാൾ ഈ പൊട്ടനാണ് ഞാൻ. haters ഇണ്ടാവും. ഇപ്പൊ മാങ്ങ എല്ലാ മാവിനു ഏർ കൊള്ളുലെ മ്മ് അതാണ്. അത് ആൾക്കാർക്ക് പറ്റൂല്ല.

മ്മ് മെസ്സിന്റെ world cup inning നെ പറ്റി എന്താ പറയാനില്ലേ world cup inning നെ പറ്റിയോ?

മെസ്സി world cup ല് ഏർ നന്നായിട്ട് അദ്ധ്വാനിച്ചു നല്ല കളി കളിച്ചു

ഏ എല്ലാ കാലില് അവ മെസ്സിന്റേത് ആയിട്ടുള്ളോര് പ്രകടനം അവിടെ കാഴ്ച വച്ചു but deserving അല്ലെ yes അഹ് പിന്നെ നിങ്ങളെ goalie ചെക്കനേനു അത് പിന്നെ മെസ്സിക്ക് വേണ്ടി ഇങ്ങട്ട് അടങ്ങലെട

മ്മ് അത് ഓൻ തടുത്തില്ലേൽ ഇണ്ടല്ല ഇപ്പൊ world cup fans ഒക്കെയാണ് എക്കാലത്തെയും മികച്ച ഒരു world cup final ആണ് ഇപ്പൊ കഴിഞ്ഞത് ഫ്രാൻസ് അല്ലെ

മ്മ് എന്നിട്ട് world cup ല് കളി എല്ലാ കാളിയു കണ്ടിനോ ആ എല്ലാ കളിയു കണ്ടിന്

നാള club ക്കേന്ന് ആ ണൊ ഇങ്ങള ആട ഇണ്ടായ്‌ന screen ഇണ്ടയ്‌ന ഞങ്ങളവട ഇണ്ടയ്ൻ ഞങ്ങളെ ആട TV വെച്ചിന് club തന്നെ TV ഇണ്ടയ്ൻ

കളിക്കാർ കേറ്റിന് മ്മ് ഓ final തോറ്റപ്പോ എന്തായിരുന്നു ബാക്കിയില്ല ഓലൊക്കെ final ന് അതാ കളി കളിക്കാതെ തോറ്റക്കിണെ ഒരു വിഷ്യേല്ല നമ്മളെ മ്മ് ഫ്രാൻസ് നന്നായി കളിച്ചിരിക്കുണു എംബപ്പേ ഒറ്റക്ക് പൊരുതി

എംബാപ്പെ എന്താ മികച്ചൊരു player എന്നെയാണ് പിന്നെ ഓന്റെ finishing ല് ചെറിയൊരു പാഴ്ച്ച ഇണ്ടാവും ഇടക്കെടക്ക്